നമ്മുക്ക് കുറച്ച് ഭക്ഷണ രീതികളെ പറ്റി സംസാരിച്ചാലോ

താങ്കൾ ഇന്ന് ഭക്ഷണം കഴിച്ചോ

ഞാൻ ഇന്ന് കഴിച്ചത് രാവിലെ ബ്രേക്ഫാസ്റ് ഇഡലി സാമ്പാറ് ചായ കുടിച്ചു ഉച്ചക്ക് ചോറ് കഴിച്ചു

അപ്പൊ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല വൈകുന്നേരം കഴിച്ചില്ല കഴിക്കാൻ പോകുന്നതേയുള്ളു

ഇല്ല അങ്ങനെ ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമില്ല എനിക്ക് ചിലപ്പോൾ സസ്യാഹാരമായിയിരിക്കും ഇഷ്ടം ചിലപ്പം മാംസാഹാരമായിരിക്കും ഇഷ്ടം അപ്പോൾ താങ്കൾ രണ്ടും കഴിക്കുന്ന ഒരാളാണ്

താങ്കൾ പുറത്തു നിന്ന്താങ്കൾ പുറത്തു നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാറുണ്ടോ ? വല്ലപ്പോഴും പുറത്തുനിന്ന് കഴിക്കാറുണ്ട്

വീട്ടിൽ ഉണ്ടാകുന്ന ഭക്ഷണമാണ് കൂടുതൽ താല്പര്യം എന്നാൽ പുറത്ത് നിന്ന് നല്ല ആഹാരം സെലക്ട് ചെയ്ത് കഴിക്കും അതിനോടും താല്പര്യമാണ് അപ്പൊ ഈ നല്ല ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ? അത് നല്ല വൃത്തിയും നല്ല നല്ല ആഹാരങ്ങളാണ് നമുക്ക് എനിക്ക് ഇഷ്ട്ടപ്പെട്ട നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല ആഹാരങ്ങളാണ് വൃത്തിയും ഒക്കെയുള്ള കടകളിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഭക്ഷണ രീതികൽ ശെരിയാണെന്ന് തോന്നാറുണ്ടോ ? നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഭക്ഷണ രീതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ കാര്യമാണോ അതോ പൊതുവിലുള്ള കാര്യമാണോ

ഇപ്പോഴത്തെ പൊതുവിലുള്ള ഭക്ഷണ രീതി ഒട്ടും നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം

അത് നല്ല അഭിപ്രായമല്ല എന്ന് പറയാൻ കാരണം പുറത്തുനിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ പുറത്തുനിന്നുള്ള ഫുഡുകൾ ഒക്കെ കഴിച്ചിട്ട് ഒട്ടും വ്യായാമം ചെയ്യാതെ പൊണ്ണ തടി ഒക്കെ വച്ച് ഇരിക്കുന്ന ഒരു ടെൻഡൻസി ആണ് ഇപ്പൊ കാണുന്നത് അത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഫാസ്റ്റഫുഡ് ഭക്ഷണം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ ആൾകാരുണ്ടാകും അതിനോട് വളരെ മോശമഭി പ്രായമാണ് എനിക്കുള്ളത്

അപ്പൊ താങ്കള്‍ക്കോ അല്ലെങ്കിൽ താങ്കളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് അറിയാവുന്ന ആർകെങ്കിലും ഈ ഇങ്ങനെ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ച് അല്ലെങ്കില്‍ ഇപ്പോഴത്തെ ഭക്ഷണ ക്രമങ്ങൾ കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും പറ്റിയതായിട്ട് അറിയാവോ ?

അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭക്ഷണ രീതികൾ കാരണം നമ്മളുടെ ശരീരത്തിന് കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണോ ? തീർച്ചയായിട്ടും ഭക്ഷണ രീതി ശെരിയെല്ലെങ്കിൽ നമ്മുക്ക് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ദൂശ്യമായിട്ടുള

തങ്ങൾ ഈ ഭക്ഷണ ക്രമം നോക്കാറുണ്ടോ ? ഭക്ഷണ ക്രമം ഞാൻ മൂന്ന് നേരമാണ് ആഹാരം കഴിക്കാറുള്ളത്

അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചായ ഒരു വെള്ളം കുടിക്കും ചായ കുടിക്കും

അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്‌ ഒരു ഒമ്പതു മണിക്കകം അല്ലെങ്കിൽ പത്ത് മണിക്കകം ബ്രേക്ഫാസ്റ് കഴിച്ച് കഴിയും

ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മാണി ഒന്നരകം ചോറ് തിന്നും ചോറും കറിയും

രാത്രി അത്താഴം അപ്പൊ ഇങ്ങനെ മൂന്ന് രീതിയിൽ മൂന്ന് സമയത്തായിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് ? അത് താങ്കളുടെ ശരീരത്തിൽ നല്ലതായി തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് അത് നല്ല ഒരു അഭിപ്രായമായിട്ടാണ് തോന്നിയത്

താങ്കൾ എങ്ങനെത്തെ ഭക്ഷണ ക്രമങ്ങള്‍ ആണ് കൂടുതൽ എടുക്കാറ് ഈ പറഞ്ഞ രീതി മാത്രേ എടുക്കാറുള്ളു അല്ലാതെ എടെക്ക് തടി കൂടി എന്ന തോന്നുമ്പോൾ വേറെ ഭക്ഷണ ക്രമങ്ങൾ നോക്കാറുണ്ടോ ? ഹാ നോക്കാറുണ്ട് വല്ലപ്പോഴുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം ഞാൻ കഴിക്കാറുണ്ട് പക്ഷെ സ്ഥിരമായിട്ടെങ്ങനെ ഇഷ്ട്ടമുള്ളത് മാത്രം കഴിക്കാറുണ്ട് എന്നുള്ളത് അല്ല എനിക്ക് ഇപ്പൊ പുറത്ത് നിന്ന് ആഹാരം അല്ലെങ്കില്‍ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ അതിൽ നല്ല കട അല്ലെങ്കിൽ നല്ല ആഹാരം അങ്ങനെ നോക്കി അതൊക്കെ ഒക്കെ ടേസ്റ്റ് ചെയ്യാറുണ്ട് ഞാന്‍ താങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തു നിന്നാണോ അതോ വീട്ടിൽ ഉണ്ടാകുന്ന ഭക്ഷണവുമാണോ കഴിക്കാറ്